ഗാംഗുലി അത് പോലെ തന്നെ മറ്റു players അത് പോലെ ഇപ്പൊ അടുത്ത് retirement ആയ മഹേന്ദ്ര സിംഗ് ധോണി ഇവരെ പോലുള്ള ആളുകൾ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവരുടെയൊക്കെ പ്രയത്നം കൊണ്ടാണ് ഇന്ന് ഇന്ത്യ നമ്മുടെ നല്ലൊരു രീതിയിൽ നമുക്ക് ഇന്ത്യ എന്ന രാജ്യം വാനോളം പുകഴ്ത്താൻ ഒരു അവസരം നൽകിയത്. നമ്മുടെ മുൻ ഇന്ത്യൻ captain മഹേന്ദ്ര സിംഗ് ധോണി എന്ന വ്യക്തിയിലൂടെയാണ്, അദ്ദേഹത്തിൻ്റെ ശക്തമായ captaincy എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. captain എന്ന നിലയിലും ഒരു കളിക്കാരൻ എന്ന നിലയിലും അദ്ദേഹം വളരെ വളരെ അധികം നല്ല രീതിയിൽ തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടി അപ്പൊ അദ്ദേഹം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി മൂന്ന് cup ണ് നേടി കൊടുത്തിട്ടുള്ളത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ ICC world cup, twenty twenty അങ്ങനെ champions trophy അങ്ങനെ ഒരുപാട് cup കൾ ഇന്ത്യക്ക് വേണ്ടി നേടി കൊടുത്ത ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു നായകനാണ് മഹേന്ദ്ര സിംഗ് ധോണി. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. തീർച്ചയായും നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് cricket നെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് നമുക്ക് cricket എന്താണ്, എങ്ങനെയാണ് കളിക്കുക എന്നുള്ളത് ലഘു ലേഖ ഞാൻ ഇവിടെ സംസാരിക്കാം. ഈ cricket എന്ന് പറയുന്നത് പതിനൊന്ന് പേര് വീതമുള്ള രണ്ട് team കൾ കളിക്കുന്ന സംഘകായിക വിനോദമാണ് cricket.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 പ്രചാരമുള്ളത്. വൃത്താകൃതിയിലുള്ള പുൽ മൈതാനാങ്ങളാണ് cricket കളിക്കുവാൻ ഉപയോഗിക്കുന്നത്, അത് നമുക്ക് എല്ലാവരും നമുക്ക് എല്ലാവരും കണ്ടത് തന്നെയായിരിക്കും, നമുക്ക് നമ്മുടെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ TV യിലൂടെ ഒക്കെ കാണുന്നതാണ് നേരിട്ട് പോയി കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഓരോ വ്യക്തിയും TV യിലൂടെയെങ്കിലും അല്ലെങ്കിൽ മറ്റ് internet മുഖേനെ അല്ലെങ്കിൽ mobile വഴി അല്ലെങ്കിൽ മറ്റു ഒരുപാട് രീതിയിൽ കണ്ടവരാണല്ലോ. ഈ വൃത്താകൃതിയിലുള്ള പുൽമൈതാനങ്ങളാണ് cricket കളിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞത് പോലെ മൈതാനത്തിൻ്റെ ഒത്ത നടുക്ക് അതറിയാലൊ നമുക്ക് ഇരുപത് പന്ത്രണ്ട് meter റിൽ തീർത്ത ദീർഘ ചതുരാകൃതിയിൽ ഉള്ള pitch ആണ് കളിയുടെ കേന്ദ്രം അത് നമുക്ക് അറിയാവുന്നതാണ്. pitch ൻ്റെ രണ്ട് അറ്റത്തും തടി കൊണ്ടുള്ള മൂന്ന് വീതം കോലുകൾ സ്ഥാപിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൻ പുറത്ത് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടിൻ പുറത്ത് stump എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുക അല്ലെങ്കിൽ stump മൂന്ന് ആ മൂന്ന് വടി അല്ലെങ്കിൽ ആ കോല് stump എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നു. അത് പോലെ തന്നെ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 fielding team ലെ പതിനൊന്ന് പേരും batting team ലെ രണ്ട് പേരും batting team ലെ പ്രധാന batsman നിലയൊറപ്പിക്കുന്ന wicket ലേക്ക് fielding team ൻ്റെ bowler pitch ൻ്റെ മറുവശത്തിൽ നിന്ന് പന്ത് എറിയുന്നു.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 നേടുന്നുണ്ട് എന്നാൽ batsman നേടുന്ന score നെ run എന്ന് പറയുന്നു. batsman നിനെ കീഴടക്കി bowler ടെ പന്ത് wicket ൽ പതിക്കുകയോ batsman അടിക്കുന്ന പന്ത് നിലം തൊടുന്നതിന് മുമ്പ് എതിർ team അംഗങ്ങൾ പിടിക്കുകയോ ചെയ്താൽ batsman പുറത്താകുന്നു. പുറത്താകുന്ന batsman ന് പകരം അടുത്ത ആൾ എത്തുന്നു. ഇപ്രകാരം batting team ലെ പത്ത് batsman മാർ പുറത്താകുമ്പോൾ ഏക ദിന cricket ൽ ഇത് വിത്യസ്തമാണ്. അടുത്ത team ൻ്റെ ഊഴമെത്തുന്നു, ഏറ്റവും അധികം runs നേടുന്ന team കളിയിൽ ജയിക്കുന്നു. ഇത്രയുമാണ് cricket കളിയുടെ രത്ന ചുരുക്കം. സാങ്കേതികമായ വിശദാംശങ്ങൾ നമ്മൾക്ക് സംസാരിക്കാം. പ്രധാനമായും രണ്ട് തരത്തിലുള്ള cricket മത്സരങ്ങളാണ് പ്രചാരത്തിലുള്ളത്. അഞ്ച് ദിവസം നീണ്ട് നിൽക്കുന്ന test cricket മത്സരങ്ങളും ഏകദിന നിയന്ത്രിത over മത്സരങ്ങളും test cricket കളി cricket ഏ കളിയിലെ അടിസ്ഥാന മത്സരമാണെങ്കിലും ആധുനിക കാലത്ത് ഏകദിന മത്സരങ്ങൾക്കാണ് ജനപ്രീതി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമ്മക്ക് സംസാരിക്കാം. ഒരു ദിവസം

ഒരു കളി തന്നെയാണ് test cricket. എന്നിരുന്നാൽ പോലും നമ്മുടെ cricket നെ കുറിച്ച് പറയുകയാണെങ്കിൽ one day match അല്ലെങ്കിൽ ഏകദിന cricket നമ്മളെല്ലാവരും കാണുന്നതാണ്.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 അല്ലെങ്കിൽ മറ്റു team അംഗങ്ങളും അല്ലെങ്കിൽ മറ്റു team നെ സ്നേഹിക്കുന്നവരും, ഉദാഹരണത്തിന് പാക്കിസ്ഥാൻ, സൌത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ മറ്റു ശ്രീലങ്ക ഓസ്ട്രേലിയ എന്നീ രാജ്യത്ത് ഇന്ത്യ ഇന്ത്യൻ തന്നെ ഒരുപാട് fans കൾ ഉള്ള ഒരു team കൾ അല്ലെങ്കിൽ പല team കൾ നമ്മുടെ ഒരോ~ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം അവർക്ക് അവരുടെ ഇതായിട്ടുള്ള team നെ select ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ team നെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ കളി ഉണ്ടാകുമ്പോൾ നമ്മൾ ഒട്ട് മിക്ക ആളുകളും അത് കാണാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയുടെ എക്കാലത്തെയും captain നല്ല രീതിയിൽ മൂന്ന് ICC world cup നേടി കൊടുത്ത captain മഹേന്ദ്ര സിംഗ് ധോണിയാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്.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 ഇപ്പോൾ common wealth രാജ്യങ്ങളിൽ മാത്രമേ ഈ കായിക വിനോദം ആസ്വദിക്കപ്പെടുന്നുള്ളൂ. cricket ൻ്റെ ജനപ്രീതിക്ക് വിഘാതം ആകുന്ന ഘടകങ്ങൾ ഒട്ടേറെ ഉണ്ട്. പ്രധാനമായും മത്സരം ഒന്നോ അതിൽ അധികമോ ദിവസങ്ങൾ നീണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. football ആകട്ടെ ഒന്നര മണിക്കൂറിൽ മത്സരം അവസാനിക്കുന്നു.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 twenty twenty cricket പോലുള്ള പരീക്ഷണങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഉദാഹരണത്തിന് twenty twenty cricket എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, twenty twenty cricket എന്ന് പറയുന്നത് നമുക്ക് വെറും നാല് മണിക്കൂറ് അല്ലെങ്കിൽ അഞ്ച് മണിക്കൂറ് maximum പോയാൽ നമുക്ക് ചിലവാകുന്നുള്ളൂ. അപ്പോൾ അത് പോലെയുള്ള കളികൾ എന്ന് പറയുന്നത് cricket twenty twenty നമ്മൾ ഇന്ത്യ പൊതുവേ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 അല്ലെങ്കിൽ ഒരു പത്ത് team അല്ലെങ്കിൽ എട്ട് team ഇത് വരേ എട്ട് team വച്ചിട്ടാണ് കളിച്ചിരുന്നത്, ഇപ്പൊ കഴിഞ്ഞ വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി sorry പത്ത് team ണ് ഇപ്പൊ കളിക്കുന്നത് ഉദാഹരണത്തിന് നമ്മുടെ ചെന്നൈ സൂപ്പർ കിംഗ്സ് and മുംബൈ ഇന്ത്യൻസ് അത് പോലെ തന്നെ രാജസ്ഥാൻ റോയൽസ്, ഡൽഹി ഡേർ ഡെവിൾസ് അത് പോലെ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 ഇന്ത്യ ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്ന കളിയാണ് ഈ cricket. ഈ twenty twentyIPL എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട്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 മാലിക്ക് അത് പോലെ തന്നെ ഒരുപാട് players നെ നമുക്ക് സഞ്ജു സാംസൺ ഇവനെ പോലുള്ള ഒരുപാട് വ്യക്തികളെ, ഈ IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് കാരണമാണ് നമ്മുടെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയൊരു കളി ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ നടത്തുന്നതിൽ പുറത്തെ രാജ്യത്തുള്ള നാല് franchise ഒരു team നെ എടുക്കാവുന്നതാണ്. നമുക്ക് ലേലത്തിൽ ഒരു എട്ട് ആളുകളെ വിളിച്ച് എടുക്കാമെങ്കിലും നമുക്ക് കളിപ്പിക്കാൻ നാല് franchise ക്കെ അവസരമുള്ളൂ.

പ്രകടനത്തിലൂടെയൊക്കെ അവരുടെ team അവർക്കും നല്ല chance കൾ കിട്ടാറുണ്ട് ഇത് മൂലം. ഈ അത് പോലെ തന്നെ അത് പോലെയുള്ള ആഷിഫ് അല്ലെങ്കിൽ നമ്മുടെ ദീപക്ക് ചഹാർ അല്ലെങ്കിൽ മോഹിത്ത് ശർമ്മ, അശ്വിൻ, ജഡേജ, വിരാട് കോഹ്ലി എന്നിങ്ങനെ ഒരുപാട് players നെ നമ്മുടെ ഈയൊരു കളിയിലൂടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. cricket കളി നമുക്ക് എല്ലാവർക്കും അറിയാലൊ തീർച്ചയായിട്ടും ഈയൊരു

മത്സരം തന്നെ കാണാൻ സാധിക്കാറുണ്ട്. തീർച്ചായായിട്ടും അതിന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ friends മായിട്ടുള്ള അവരുടെ team separate ആയിരിക്കും നമ്മുടെയും വേറെയായിരിക്കും അപ്പൊ എൻ്റെ team എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ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 അദ്ദേഹത്തിൻ്റെ അവസാന season ആണെന്ന് പറയുന്നുണ്ട്. suppose അങ്ങനെ തന്നെയായിരിക്കാം അദ്ദേഹത്തിന് വയസ്സ് അദ്ദേഹത്തിന് ഒരുപാട് കളിയിൽ പിന്നോക്കം നയിച്ചു, എങ്കിൽ പോലും അദ്ദേഹം നല്ലൊരു wicket keeper അത് പോലെ തന്നെ നല്ലൊരു batsman അതിനുപരി അദ്ദേഹത്തിൻ്റെ തന്ത്ര പരമായ captaincy എന്ന് തന്നെ നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ എക്കാലത്തെയും നല്ലൊരു വ്യക്തിയെന്ന് പറയുന്നത് ധോണി തന്നെയാണ്. അദ്ദേഹം നേടികൊടുത്ത cup കൾ മൂന്ന് ICC world cup, നമുക്ക് അറിയാവുന്നതാണ്. ശ്രീശാന്ത് പിന്നെ നമ്മുടെ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

ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് മറക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും പിന്നെ അടുത്തത് രണ്ടായിരത്തിപത്തിലെ ലോക cup world cup

final അദ്ദേഹം വളരെ വളരെ cool ആയി തന്നെ കളിച്ച് അദ്ദേഹം ഇന്ത്യക്ക് cup നേടി കൊടുത്തു. കാരണം ആദ്യ പന്തിൽ തന്നെ സെവാഗിനെ നമുക്ക് നഷ്ടപ്പെടുന്നു, സെവാഗിൻ്റെ wicket പോയ ഉടനെ തന്നെ സച്ചിനെ നമുക്ക് നഷ്ടപ്പെടുന്നു, കോഹിലിയെ നമുക്ക് നഷ്ടപ്പെടുന്നു അങ്ങനെ ഗംഭീറും ധോണിയും മെല്ലെ മെല്ലെ കളിച്ച് അവര് . നമ്മുടെ ഇന്ത്യൻ team ന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആ ഒരു കളി നമ്മുടെ കയ്യിൽ ഒതുക്കുകയായിരിന്നു. എടുത്ത് പറയേണ്ടതുണ്ട് യുവരാജ് സിംഗിനെ നമുക്ക് പറയാം കാരണം അദ്ദേഹം അതുപോലുള്ള കളികളൊക്കെ മികച്ച performance നടത്തിയെങ്കിലും ധോണിയെന്ന വ്യക്തി ആ സമയത്ത് പെട്ടന്ന് തന്നെ മുമ്പിൽ കയറി വന്നു കളിക്കുകയായിരിന്നു, കാരണം അദ്ദേഹം അന്ന് അങ്ങനെ കളിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ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 പല wicket കൾ അങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ മലിംഗയെ പോലുള്ള ലോക bowler ലോക champion ആയ bowler എറിയുമ്പോൾ ആരും തന്നെ മുട്ട് വിറക്കുന്ന ഒരു കാഴ്ചയാണ് നാമൊക്കെ കണ്ടത്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ greece ഇറങ്ങിയാൽ നമ്മളും കളിക്കും അല്ലെങ്കിൽ ഒരുപാട് പരീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കളിച്ചവരാണല്ലോ. അപ്പൊ ആ time ൽ ഉണ്ടായിരുന്ന tension ഉം അത് അത് പോലെ തന്നെ ആ crowd ൻ്റെ ഒരു ശബ്ദങ്ങൾ കൊണ്ടും നമുക്ക് നമ്മുടെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാറില്ല അത് പോലെ തന്നെ അത്രയും വലിയ ഒരു കളി ഇത്ര നിഷ്പ്രയാസം തന്നെ ഇന്ത്യക്ക് നേടി കൊടുക്കാൻ കഴിയുന്നതിൽ ധോണിയുടെ പങ്ക് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാകില്ല. അത് പോലെ തന്നെ ഈ cricket നെ പ്രധാനമായിട്ടും നാല്പ്പത്തിരണ്ട് നിയമങ്ങൾ അടിസ്ഥാനമാക്കിയതാണ്. cricket മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് cricket കളിക്കുന്ന രാജ്യങ്ങളുമായി കൂടിയാലോചിച്ച് cricket club ആണ് പ്രസ്തുത നിയമങ്ങൾ തയ്യാറാക്കിയത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പുതിയ നിയമങ്ങൾ കൂട്ടി ചേർക്കുകയോ നിയമങ്ങൾ പരിഷ്കരിക്കുയോ ചെയ്യുമെങ്കിലും

പതിനൊന്ന് അംഗങ്ങള് ഉണ്ടായിരിക്കണം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കളിക്കാരുടെ കഴിവിന് അനുസരിച്ച് bats man നെന്നോ bowler എന്നോ വേർതിരിക്കുന്നു. സന്തുലിതമായ ഒരു team ൽ സാധാരണായി അഞ്ചോ ആറോ batting പ്രതിഭകളും നാലോ അഞ്ചോ bowling പ്രതിഭകളും ആയിരിക്കും ഉൾപ്പെട്ടിരിക്കുക. മിക്കവാറും team കൾ wicket ന് പിന്നിലുള്ള fielding സ്ഥാനത്തേക്ക് പ്രത്യേക കഴിവുള്ള ഒരാളെ wicket keeper റ് ഉൾപ്പെടുത്തിയിരിക്കും.

captain മഹേന്ദ്ര സിംഗ് ധോണി നല്ലൊരു wicket keeper തന്നെയാണ്. അത് പോലെ തന്നെ australia ൻ team ൻ്റെ ഗിൽ ക്രിസ്റ്റ് അത് പോലെ നമുക്ക് എടുത്ത് പറയാം sreelanka ൻ team ൻ്റെ നമ്മുടെ ആ വ്യക്തി, അദ്ദേഹം ഒക്കെ നല്ല ഒരു

ഒരു പോലെ ശോഭിക്കാനുള്ള കളിക്കാരെ all rounder എന്ന് വിളിക്കുന്നു. എല്ലാവർക്കും അറിയാം. ഉദാഹരണത്തിന് batting bowling ഉള്ള നമ്മുടെ ജഡേജ, ജഡേജ, അശ്വിൻ, അശ്വിൻ ഒക്കെ ഇപ്പൊ നല്ല batting കാഴ്ചയും വെക്കുന്നുണ്ട്. ഹാർദിക്ക് പാണ്ഡ്യ bowling ലും batting ലും നമുക്ക് പ്രത്യേകം all rounder ൽ എടുത്ത് പറയാൻ ട്വയിൻ ബ്രാവോ വെസ്റ്റ് ഇന്ഡീസിൻ്റെ player ആണ്. അദ്ദേഹം വെസ്റ്റ് ഇന്ഡീസിന് വേണ്ടിയിട്ട് വല്ല്യ കാഴ്ച കളിയൊന്നും കളിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ചെന്നൈ super kings ന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ പ്രകടനം അതിഗംഭീരം ആയിരുന്നു. നല്ല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 കളിക്കാർ. പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മുടെ ഒരു team ൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് all rounder മാർക്ക് വേർതിരിക്കാൻ കഴിയുന്നതാണ്. all rounder എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ all rounder മാർ പ്രത്യേകിച്ച് നമ്മുടെ ഹാർദിക്ക് പാണ്ഡ്യ അത് പോലെ തന്നെ മറ്റ് players. ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും

അദ്ദേഹത്തിൻ്റെ കളിയെന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാം. ഹും ആ ഒരു batting ശൈലിയും കൂടി അദ്ദേഹം നിലവിൽ കൊണ്ട് നടക്കുന്നുണ്ട്. front ലെ wicket കൾ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 ഇപ്പോൾ നിലവിലെ ഒരു all rounder എന്ന നിലയിലും അത് പോലെ തന്നെ ജഡേജ എന്ന് പേരുള്ള വ്യക്തിയും നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പോൾ പരിക്കിൽ നിന്ന് വിമുക്തമായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ലൊരു perfomance തന്നെയാണ് കാഴ്ച വെക്കുന്നത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ umpire മാർ cricket മത്സരം നിയന്ത്രിക്കുന്നവരെ umpire മാർ എന്ന് വിളിക്കുന്നു. കളിക്കളത്തിൽ ഉള്ള രണ്ട് umpire മാരാണ് മത്സരം നിയന്ത്രിക്കുന്നത്. ഇതിൽ പ്രധാനി ചെയ്യുന്ന wicket ന് പിന്നിലായി നിലയൊറപ്പിക്കുന്നു.

batsman ൻ്റെ നീക്കങ്ങൾ ഒരു വശത്ത് നിന്നും നിരീക്ഷിക്കുന്നതിനാണ് ഈ സ്ഥാനം ഉപയോഗിക്കപ്പെടുന്നത്. പ്രധാന മത്സരങ്ങളിൽ ഈ രണ്ട് പേർക്ക് പുറമേ കളിക്കളത്തിന് പുറത്തും ഒരു umpire ഉണ്ടായിരിക്കും. ഈ മൂന്നാം umpiretelevision കാഴ്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം എടുക്കുക. മൂന്നാം umpire ക്ക് നേരിട്ട് മത്സരങ്ങളിൽ ഇടപെടാൻ ആവില്ല. കളിക്കളത്തിൽ ഉള്ള umpire മാർക്ക് സങ്കീർണ്ണമായ തീരുമാനങ്ങൾ എടുക്കാൻ മൂന്നാം umpire റെ ആശ്രയിക്കു~കയാണ് ചെയ്യുന്നത്. umpire മാർക്ക് പുറമേ രാജ്യാന്തര മത്സരങ്ങളിൽ ഒരു match referee യും ഉണ്ടായിരിക്കും. മത്സരം മത്സരം cricket നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ് മുന്നേ~മുന്നേറുന്നത് എന്ന് വിലയിരുത്തുകയാണ് match referee യുടെ ജോലി. scorer കളിയുടെ ഭാഗമായി രണ്ട് scorer മാർ ഉണ്ടാകും. മിക്കവാറും ഓരോ team ഉം ഓരോ scorer മാരെ വെ~വെക്കുകയാണ് പതിവ്. കളിക്കിടയിൽ score ചെയ്യപ്പെടുന്ന run കളും wicket കളും bowl ചെയ്ത over കൾ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ഒരു ദൗത്യം. umpire മാർ കളിക്കളത്തിൽ നിന്നും നൽകുന്ന ആംഗ്യ മനസ്സിലാക്കിയെടുത്ത് score രേഖപ്പടുത്തുന്നതാണ് എന്നുറപ്പിക്കുകയും വേണം. രാജ്യങ്ങളുടെ മത്സരങ്ങള് ഔദ്യോഗിക scorer മാർക്ക് പുറമേ മത്സരത്തിലും സവിശേഷ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന അനൌദ്യോഗിക ഉണ്ടായിരിക്കും. കളിക്കളം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

use ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഈ നമ്മുടെ തെങ്ങിൻ്റെ എന്നാണ് എന്റെ നാട്ടിൽ പറയുന്നത്. പല നാടുകളിലും പല രീതിയിലായിരിക്കും അത് അറിയപ്പെടുന്നത്. അത് ഉപയോഗിച്ച് വരെ ഞങ്ങൾ cricket കളിച്ചിട്ടുണ്ട്. കളിക്കുന്നത് നല്ലൊരു bat ഉപയോഗിച്ച് തന്നെയാണ്. ഉദാഹരണം ഞങ്ങള്

തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല bat എന്ന് പറയുന്നത് അപൂർവമാണ് ഒരുപാടു ഒന്നുമില്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും

അതുപോലെതന്നെ പന്തിനും ഇതേ പ്രസക്തി തന്നെയാണ് ഉള്ളത് പന്ത് എന്ന് പറയുന്നത് coke കൊണ്ടാണ് cricket കളിക്കാരുടെ പന്തുണ്ടാക്കുന്നത് അത് നമ്മക്കറിയാം. പക്ഷേ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഇപ്പോ പണ്ട് നമ്മുടെ ഓർത്ത് നോക്കുകയാണെങ്കിൽ അഥവാ ഒരു nineties ലെ പിള്ളേർക്കൊക്കെ അറിയാം തീർച്ചയായിട്ടും ആ നമ്മുടെ Pepsi ടെ ball ആണ് stumper stumper ആണ് എൻറെ കാലഘട്ട~കാലഘട്ടത്തിൽ ഒക്കെ ഉണ്ടായിരുന്നത്. മുപ്പത് രൂപ, പതിനെട്ട് രൂപ ഇതിനൊക്കെ starting ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ last ഒരു മുപ്പത് രൂപ last വാങ്ങിയത് എന്നാണ് എൻറെ ഓർമ്മ stumper എന്ന് പറയുന്ന ball നമുക്കെല്ലാവർക്കും അറിയാം, ആ അതിൻറെ ആ grip അത് നല്ല better ball തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ അടക്കുമ്പോഴുള്ള variation അല്ലെങ്കിൽ അതിൻറെ പന്തിന്റേതായ ചലനം

അല്ലെങ്കിൽ single എടുക്കുക double എടുക്കുക triple എടുക്കുക അങ്ങനെ ഒരുപാട് നമുക്ക് അറിയുന്ന ഒരു game ൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിനെക്കുറിച്ച്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും പിന്നെ ഉള്ളത് നമുക്ക് pitch ന്റെ ഗതി pitch ന്റെ ഗതി നമുക്ക് മാ~മാറ്റാൻ കഴിയും. തീർച്ചയായിട്ടും ഇന്ത്യൻ മണ്ണും popular രാജ്യമായ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് എന്നിവിടത്തിലെ മണ്ണില് വരുന്ന വ്യത്യാസം കാരണം ball ൽ തന്നെ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ pitch കളിക്കളത്തിന്റെ ഒത്ത നടുവിൽ ദീർഘവൃത്താകൃതിയിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് cricket കളിയുടെ കേന്ദ്രം. pitch എന്ന് വിളിക്കുന്ന ഈ ഭാഗം ഇതര ഭാഗങ്ങൾക്ക് മുന്നേ വ്യത്യസ്തമായി കളിമണ്ണിൽ തീർത്തതായിരിക്കും. അല്പം മാത്രം പത്തെ into അറുപത്താറ് അടി മൂന്നെ point പൂജ്യം അഞ്ചേ into ഇരുപതെ point പന്ത്രണ്ട് meter ആണ് pitch ന്റെ വിസ്തീർണ്ണം. pitch ന്റെ രണ്ടറ്റത്തും ദിവസം അത് മുന്നൂറ് ദിവ സ്ഥാപിച്ചിരിക്കുന്നു. stump

ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെതായ ball ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ചെറിയ touch ഒക്കെ ഉണ്ടെങ്കിൽ stump നമുക്ക് ഇളകിയാൽ അറിയാൻ കഴിയില്ല. അപ്പോൾ ഈ base മുഖേന

നമുക്ക് ആ ഇത് കത്തുന്നത് നമുക്കറിയാം. അത് തട്ടികഴിഞ്ഞാൽ അവിടെ ആ light കത്തും. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ wicket ആ stump അതിന്മേൽ നിന്ന് ശരി ആ base segment ൽ നിന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു wicket കിട്ടുകയുള്ളൂ. wicket അറിയാലോ നമുക്ക് കത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ basement ന്റിൽ നിന്ന് ജോലി നിർബന്ധമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ bat bat ന്റെ edge നമുക്കെല്ലാവർക്കും അറിയാം നല്ല sharp ആയിരിക്കും. അത് edge എടുക്കുമ്പോൾ അറിയാനാണ് നമ്മള് പുതിയ ആധുനിക ഘട്ടത്തിലുള്ള ഓരോ രീതികളും ഒക്കെയും ഉപയോഗിക്കുന്നത് പക്ഷേ ഏറ്റവും പിന്നെ അതിൽ പറയുന്നത് pitch ല് ഒരറ്റം കളിക്കുന്ന batsman നും മറ്റെ അറ്റം bowler ക്കും വേണ്ടിയിട്ടുള്ളതാണ്. അത് നമുക്കറിയാം. bowler റുടെ വശത്ത് സഹ batsman നും നിലയുറപ്പിക്കുന്നു ഇത് wicket നോട് ചേർന്ന് ഓരോ ചെറു ചതുരം വരച്ചിരിക്കുന്നു. അതിനെ greece എന്ന് പറയുന്നു pitch ൽ batsman ന്റെയും bowler ടെയും സ്ഥാനം നിയന്ത്രിക്കുന്ന greece ആണ്. കളിക്കളത്തിന്റെ ഭാഗങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാം നിയന്ത്രിത over മത്സരങ്ങൾ cricket കളിക്കളം മൂന്ന് പ്രധാന ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. in field അകക്കളം out field പുറം കളം closing field എന്നിങ്ങനെയൊക്കെ കളിക്കളം വി~വിഭജിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആളുകൾക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് അറിയാവുന്നത് ആ field ചെയ്യുക bat ചെയ്യുക bowl ചെയ്യുക അങ്ങനെ അത് നമുക്ക് അറിയണ്ടാത്ത പിന്നെ ഈ കളിക്കാര് നമ്മുടെ നാട്ടിൻപുറത്ത് field ചെയ്യുന്നത് ഏ~ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളും fix line ചേർന്നുനിൽക്കും. ഒന്നോ രണ്ടോ പേര് മാത്രമാണ് keeper റും അതുപോലെതന്നെ രണ്ടുപേര് മാത്രമാണ് middle field ചെയ്യുകയുള്ളൂ.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

ഞാൻ സംസാരിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും ഈ അവതരണം ഇഷ്ടമായിട്ടുണ്ടാകും തീർച്ചയായിട്ടും ഇതിൻറെ ബാക്കി ഞാൻ അടുത്ത ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി ആഹ് പറയുന്നതായിരിക്കും. നിങ്ങൾ ഇത് കേട്ട് നിങ്ങൾ നല്ലൊരു കളിക്കാരാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ തൽക്കാലം ഇതുമായി എൻറെ സംസാരം ഇവിടെ നിർത്തുകയാണ്, നമസ്കാരം.

Hello ആഹ് ശ്രുതി ഇപ്പം തിരുവനന്തപുരത്തുണ്ട്. പിന്നെ ഈയിടെയായിട്ട് ചെറിയ രീതിയില്‍ കൃഷിയിലൊക്കെ ഒരു interest കേറീട്ടുണ്ട്. അപ്പൊ അതുമായി ചെറുകിട കൃഷികളൊക്കെയായിട്ട് പോകുന്നു. കൊറച്ചൊക്കെ നമ്മുടെ ഇവിടെ വീടറിയാലോ. ആഹ് അപ്പം അവിടെ ഉള്ള space ഇല് ചെറിയ രീതിയില് നമ്മടെ ഈ പച്ചമുളകും, ചീരയും അതൊക്കെ നടുന്ന പരിപാടി ആണ് ഇപ്പം നടക്കുന്നത്. രണ്ടു മൂന്ന് ദിവസമായിട്ട് അതിലായിരുന്നു.

വില്‍ക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പെട്ടന്ന് എന്തോ തോന്നി വാങ്ങി. പിന്നെ പിന്നെ അത് എങ്ങന use ചെയ്യാന്നുള്ളത് ആയല്ലോ. അപ്പൊ കൊറച്ച് carry bag കളൊക്കെ വാങ്ങി. അത്

പറഞ്ഞാ അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ ഇടണം എന്നുള്ളതാണ്. പക്ഷേ, എന്നെ സംബന്ധിച്ച് ഞാന്‍ അത്രയും വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി ഈ മണ്ണൊപ്പിക്കല്‍, carry bag, അതുപോലെ വിത്തിടുന്ന പരിപാടി, അത്രയും ചെയ്തുന്നേ ഉള്ളൂ. കാര്യായിട്ട് ഞാന്‍ വിപുലമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ചെലപ്പം വളരും. വളരുവോന്നു തന്നെ എനിക്ക് ഒരൊറപ്പും ഇല്ല. പിന്നെ നമ്മടെ ഇവിടെ ഭയങ്കര എന്താ പറയ dry ആയിട്ട് കിടക്കുന്നു. front എല്ലാം വീടിന്‍റെ. അപ്പം ഞാന്‍ കരുതി എന്തേലും ഒക്കെ വയ്ക്കുന്നെ ആയിരിക്കും നല്ലതെന്ന്. എന്നാ പിന്നെ പച്ചക്കറി തന്നെ ആവട്ടെ എന്ന്. ചെലപ്പോ വളരും. എനിക്കറിയില്ല. എന്നിട്ട് പൊടിച്ചോ? പൊടിച്ചു തൊടങ്ങിയോ? ഇന്നലെയല്ലേ. ഇന്നലെയാണ് വിത്തൊക്കെയിട്ടത്. ഇനി അത് അതിന്‍റെ ഒക്കെ ഓരോ season ഇല്‍ അത് വരുവായിരിക്കും. ചെടീം വച്ചിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം. നോക്കാം. പിന്നെ ഇപ്പൊ വീട്ടില്‍ അമ്മയും ഇതാണ് പരിപാടി. അമ്മയോട് ചോദിച്ചാല്‍ അത്യാവശ്യം ബുദ്ധികള്‍ കിട്ടുവല്ലോ. ഇവിടെയും അമ്മ ചെയ്യുന്നുണ്ട്. അവര് പക്ഷേ ദിവസവും വെള്ളമൊഴിക്കണം. അത്യാവശ്യം ഒക്കെ സവാളയുടെ waste ഇടണം. അമ്മ അങ്ങനൊക്കെ എന്തോ പരിപാടികള്‍ ചെയ്യുന്നുണ്ട്. അല്ലാതെ വളരുവോന്നുമില്ല. വളർത്താൻ ഇത് തന്നെയാണ് എന്‍റെ വീട്ടിലും പറയാറ് കാരണം ഒന്നുമില്ലെങ്കിലും നമ്മള് കൃഷിഭവനിലോ, അവിടെയുള്ള ആളുകളുടെ സഹായം തേടിയിട്ട് അവര് പറയുന്ന രീതിയില് ചെയ്യണം. അങ്ങനേം ഭയങ്കരമായിട്ട് നമ്മള് കൃഷി ചെയ്യാന്‍ ഭയങ്കരായിട്ട് support ചെയ്യുന്നുണ്ട്. ആഹ് അതായത്, കൃഷി officer ഉം, അതുമായി ബന്ധപ്പെട്ട ആളുകളും അവരെയൊക്കെ നമുക്ക് വേണമെങ്കില്‍ ഈ കാര്യങ്ങള്‍ക്ക് contact ചെയ്യാം. അവര് fully ഈ ഒരു കാര്യത്തിനു വേണ്ടീട്ടു എല്ലാ സഹായങ്ങളും നല്കുന്നുണ്ട് എന്നാണറിഞ്ഞത്. പിന്നെ വീട്ടിലെ കാര്യം നോക്കുകയാണെങ്കി മുന്നേ പറഞ്ഞ പോലെ സാധാരണ രീതിയില് വെള്ളമിടുക, ഈ അതുപോലെ അടുക്കളയിലെ waste ഒക്കെ ഇടുക. അങ്ങനെയൊക്കെ ഉള്ളൂ. വിപുലായിട്ടൊന്നും വീട്ടിലും ചെയ്യലില്ല. കൃഷി ഭവന്‍ ശരിയാ. അമ്മയും പറയുന്നേ കേട്ടിട്ടുണ്ട്. എടയ്ക്കൊക്കെ സെമിനാറു നടത്തും. ഇപ്പൊ എന്തോ കോഴിവളര്‍ത്തലിന്‍റെ എന്തോ ഉണ്ടാരുന്നു. മറ്റേ വലിയ scale ഇല് വളര്‍ത്താന്‍ വേണ്ടീട്ട് നോക്കുന്നവര്‍ക്ക് വേണ്ടീട്ട് പിന്നെ ഇപ്പൊ വേറെന്തോ scheme ന്‍റെ കാര്യം പറയുന്നേ കേട്ടു. ഈ തെങ്ങ് പാഴായി പോയോര്‍ക്ക് പകുതിയൊക്കെ ഒണങ്ങി നില്‍ക്കുന്ന തെങ്ങുണ്ടെങ്കില്‍ തെങ്ങിന് ആയിരം രൂപ വച്ച് കൊടുക്കും. തെങ്ങ് കേറാനുള്ള machine subsidy ക്ക് കൊടുക്കും എന്നിട്ട് പുതിയ തെങ്ങിന്‍ തൈ കൊടുക്കും.

ഓ, okay അപ്പൊ ആഹ് എന്നിട്ട്

അല്ല എന്നിട്ട് അവിടെ എന്താ കൃഷി ഭവനുമായി ബന്ധപ്പെട്ടിട്ടു അമ്മ ചെയ്യുന്നുണ്ടോ? അല്ലാതെ നമ്മള് വീട്ടില് ചെയ്യുന്ന ഇതില് ചെയ്യുന്നേ ഒള്ളോ. scheme ഉകളൊന്നും നമ്മുടെ വീടിന്‍റെ ആഹ് എന്താ പറയ്ക. പരിസരം വളരെ ചെറുതാണ്. അതില് പകുതിയൊക്കെ മുന്നില്‍ തന്നെ concrete ഇട്ട അവസ്ഥയാണ്. അപ്പൊ ഒരുപാട് സ്ഥലോന്നുമില്ല. പിന്നെ ആഹ് ഇതുപോലെ എടക്ക് കൃഷിഭവനിലോ, മറ്റോ ഇതുപോലെ തൈകള് വരുമ്പോ അറിയിക്കാറുണ്ട്. നമ്മടെ പരിസരത്തോക്കെ അറിയിക്കുന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏ അതുപോലെ തന്നെ ഇവിടെ കുടുംബശ്രീകളുണ്ടല്ലോ. അപ്പൊ അവര് വഴിയും ഈ പ്രവര്‍ത്തനങ്ങള്‍ കുറെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എടക്കൊക്കെ ഈ കൃഷിഭവനിലും, മറ്റും ആഹ് ഇങ്ങനെ ചെടികള് free ആയിട്ട് കൊടുക്കുന്നൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ആഹ് വിവരം കിട്ടാറുണ്ട്. ആ സമയത്ത് ആ ഒരു association ഇല്‍ ആണെങ്കില്‍ പോയി വാങ്ങാറുണ്ട്. അതല്ലാണ്ട് നമ്മള് കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ, എന്നാലും ചെറിയ കുടുംബമാണല്ലോ. അപ്പൊ അതിനു വേണ്ടതായിട്ടുള്ള കൊറച്ചൊക്കെ ആഴ്ചയിലിപ്പോ ഒന്നോ രണ്ടോ തവണ വയ്ക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ആഹ് അമ്മ കൃഷി ചെയ്യുന്നുണ്ട് എന്ന് വേണേ പറയാം. ആഹ് അത്രയൊക്കെ നടക്കൂള്ളൂ എന്ന് തോന്നുന്നു. space ഉം എത്ര സ്ഥലം ഉണ്ട് എന്നനുസരിച്ചുള്ള ഇതും ഉണ്ട്. പക്ഷേ, ഇവര് സര്‍ക്കാര് പക്ഷേ പരസ്യത്തിലൊക്കെ പറയുന്നത് നമുക്ക് വേണ്ടത് നമ്മുടെ ചുറ്റും കൃഷി ചെയ്തു ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ അല്ലിയോ പറയുന്നത്. ഇത് സമയം പിടിക്കുന്ന കാര്യം കൂടെ ആണെന്ന് തോന്നുന്നു. അപ്പൊ പയര്‍ ആയാലും നമ്മള് ഒരു ദെവസം പറിച്ചു കഴിഞ്ഞാല്‍ പിന്നെ ഒരാഴ്ചയെങ്കിലും വേണോലൊ അടുത്തത് പറിക്കാന്‍ അതി പുതിയത് വളര്‍ന്നുവരാന്‍. അങ്ങനെ നോക്കുമ്പം ആഴ്ചയില്‍ രണ്ടു ദിവസം ഒക്കെ കിട്ടുന്നത് തന്നാരിക്കും, ഇപ്പൊ വേനലാകുമ്പോ ഇതെല്ലാം പോകും, കൊറയും. അങ്ങനെ ഒരവസ്ഥ വരും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പൊ തൊടക്കത്തില്‍ ആ ഒരു താല്പര്യം ഒക്കെ ഉണ്ടായിരുന്നു ട്ടോ. ഈ terrace ഇലൊക്കെ വിപുലമായിട്ട് കൃഷി ചെയ്യാം എന്നൊക്കെ പറ്റും എന്നൊക്കെ പറയുന്ന ഒരു സമയം ഉണ്ടാരുന്നല്ലോ. പക്ഷേ ഇപ്പം അമ്മക്ക് പേടിയായി തൊടങ്ങി. അതായത്, terrace ഇലും ഇപ്പോള്‍ ചെടിചെട്ടികള്‍ വക്കാനും, കൃത്യമായിട്ട്‌ നമ്മള് അതിനു വേണ്ടീട്ടുള്ള കൊറച്ചു setup മോളില് ചെയ്യണം. ഇല്ലെങ്കില് വെള്ളം താഴേക്കിറങ്ങി നമ്മടെ ഭിത്തിയില് പ്രശ്നമുണ്ടാക്കും. മോളില് പ്രശ്നമുണ്ടാക്കും. അപ്പൊ അമ്മ ഇപ്പം തല്ക്കാലം മോളിലേക്കൊന്നും വയ്ക്കുന്നില്ല. ചുറ്റും ഉള്ള സ്ഥലങ്ങളില് ഇതുപോലെ carry bag ഉപയോഗിച്ച് അവര് ഇതുപോലെ പയറ് പയറോക്കെ അത്യാവശ്യം നന്നായി പന്തലിച്ച് എടക്കൊക്കെ കൊറേയധികം കിട്ടാറുള്ളതാണ് കേട്ടോ. ഈ നീളന്‍ പയറ് എന്നൊക്കെ പറയില്ലേ അത്. പക്ഷേ terrace ആഹ് ഇപ്പ പയറുമൊക്കെ ഇങ്ങനെ കാര്യായിട്ട് ചെയ്യുന്ന ആള്‍ക്കാരാണെങ്കി terrace ചെയ്യാതിരിക്കുന്നതില്‍ കാര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം terrace ഇപ്പം വരുന്ന വെള്ളത്തിന്‍റെ പ്രശ്നത്തില്‍ എനിക്ക് തോന്നുന്നത് മറ്റേ tarppa യോ, ഇല്ലെങ്കില്‍ plastic ചാക്കോ, അങ്ങനെയെന്തെങ്കിലും ഒക്കെ അതിന്‍റെ മോളില് ചുടുക്കട്ടയും വച്ചിട്ട് അതിന്‍റെ മൊകളില്‍ grow bag വയ്ക്കുന്ന രീതിക്ക് വച്ചാല് അതിന്‍റെ cleaning ഒക്കെ എളുപ്പാരിക്കും എന്ന് തോന്നുന്നു. കാര്യം terrace ഇത് ചെടിക്ക് വെയില് വേണമെന്നാണല്ലോ പറയുന്നത്. വെയിലില്ലാത്ത സ്ഥലം ഇല്ലാ~ ~ത്തത് കൊണ്ടാണ് വളരാത്തത്. ആദ്യം എന്തു കൊടുത്താലും വെയിലും കൂടെ വേണം എന്നാണല്ലോ പറയുന്നത് പിരിച്ചു നടുന്ന സമയം തൊട്ട്. അതുകൊണ്ട് terrace അങ്ങനെ ഒരു ഈ വെള്ളം ബുദ്ധിമുട്ടാകും എന്ന അത് ശരിയാണ് ആ പേടി നല്ല പേടിയാണ്. പക്ഷേ അതിന് നമ്മക്ക് വേറേം കാര്യം കൂടെ ചെയ്യാന്‍ പറ്റുന്നതെ ഒള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ചെലപ്പോ അന്വേഷിച്ചാല് വേറെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും. അവരോട് അന്വേഷിച്ചാ അവര്

ഒരു cinema എറങ്ങിയുരുന്നില്ലേ. എനിക്ക് മഞ്ജു വാര്യരുടെ how old are you എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മ ആ cinema ഒക്കെ കണ്ട സമയത്ത് ഭയങ്കരായിട്ട് ഏർ ഈ terrace ഒക്കെ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചൊക്കെ നന്നായി ആലോചിച്ചു. പക്ഷേ, ഇതുപോലെ ചില news കള്‍ ഒക്കെ വരൂലോ. അങ്ങനെ എന്തൊക്കെയോ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം ആണെന്ന് തോന്നുന്നു. അപ്പോ അമ്മ അങ്ങനെ ഒരു

ഞാന്‍ ഈ വീട്ടിലൊന്നു ശ്രമിക്കുന്നൂന്നെ ഉള്ളൂ. അപ്പൊ പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ആയതു കൊണ്ട് മണ്ണ് വാങ്ങണം, മണ്ണില്ല, പിന്നെ ഈ ചകിരി ചോറ് അങ്ങനെയുള്ള കൊറച്ച് പരിപാടികളൊക്കെയുണ്ടല്ലോ. അതൊക്കെ നോക്കുകയായിരുന്നു ഈ രണ്ടു ദിവസം. പിന്നെ വെളവ് വരുവോന്ന് നോക്കുക ഒറപ്പുള്ള പരിപാടിയൊന്നും അല്ല. ശ്രമിക്കാന്ന് മാത്രം. മണ്ണ് മണ്ണിന്‍റെ പ്രശ്നം ഒണ്ടെങ്കി വേറെ വഴിയുണ്ട്. മണ്ണില്ലാതെ കൃഷി ചെയ്യാം പറ്റും എന്നാ പറയുന്നേ. എന്തോ Airoponics ഓ, hydroponics ഓ അങ്ങനെയൊക്കെ കുറെ സാധനങ്ങള്‍ ഒണ്ട്. ഇതില് hydroponics ന് എങ്ങാണ്ട്

ഇത്രയും വിപുലമായിട്ട് ഈ കാര്യങ്ങള്‍ ഒക്കെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറ് മുതലാണല്ലേ നമ്മളൊക്കെ ഇത്രയും ഈ കൃഷിയിലും, അല്ലെങ്കില് നമ്മടെ വീടിനകത്ത് തന്നെ ഈ അടുക്കള തോട്ടം, ആഹ് കൊറച്ചൂടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക ഈ കാര്യങ്ങളൊക്കെ നമ്മള് ഒന്നൂടെ ശ്രദ്ധിക്കാന്‍ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറ് കേരളത്തിന്‍റെ തന്നെ ആഹ് ഹരിതകേരളം project ഒക്കെ വരുന്ന സമയം കൊണ്ടാണെന്ന് തോന്നുന്നു അല്ലേ? ഒണ്ടാവുമായിരിക്കും. നാ എന്ന് വച്ചാല് നാട്ടില്‍ ഇപ്പം ചെയ്തോണ്ടിരുന്ന അമ്മമാര് ഒക്കെ നേരത്തെ ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാരും വീടിന്‍റെ ചുറ്റും എന്തെങ്കിലും ഒക്കെ സാധനങ്ങള്‍ വളര്‍ത്തുന്നുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പം ഒന്നുമില്ലെങ്കിലും കരിവേപ്പിലയോ, എന്തെങ്കിലും ഒക്കെ സാധനങ്ങള്‍ എല്ലാടത്തും കാണും. ഇത് കൊറച്ചും കൂടെ ഒക്കെ ചെയ്യാം പറ്റുമെന്നുള്ള ഇത് വരുമ്പോ ഇതുപോലെ എല്ലാരും ചെയ്യുകയും, സര്‍ക്കാര് കൊറച്ചും കൂടൊക്കെ, ഇപ്പം മഞ്ജു വാര്യര് cinema ചെയ്യുകയും ഒക്കെ ചെയ്ത സമയത്ത് ഇത് കൊറച്ചും കൂടെ പറ്റുന്ന കാര്യമാണ് എന്ന് എല്ലാര്‍ക്കും ഒരു തോന്നല് വരുവല്ലോ. ഇപ്പം അങ്ങനെ വന്ന വ്യത്യാസമായിരിക്കാം. അതിനു മുന്നേ സത്യം പറഞ്ഞാല്‍ ആ സമയത്തെ കുറിച്ച് എനിക്കും അങ്ങനെയൊരോര്‍മ്മേ ഇല്ല. പിന്നെ നമ്മള് ആ സമയത്ത് ഇതിനെ കുറിച്ച് ശ്രദ്ധിക്കാത്ത ആള്‍ക്കാര് ആയതുകൊണ്ട് ചോദിക്കാത്തത് ആണ്. എനിക്ക് എനിക്ക് പക്ഷേ തോന്നിയത് കൊറച്ചൊരു നാലഞ്ച് വര്‍ഷമായിട്ടാണ് നമ്മള് ഈ കൃഷിയെകുറിച്ച് കൊറേ കൂടി ബോധവാന്മാ~ആയത് എന്ന് തോന്നുന്നു. കാരണം, ഈയെടെ ഇപ്പം നമ്മള് ഭക്ഷണമൊക്കെ നമ്മള് കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചും അതിന്‍റെ നിലവാരമില്ലായ്മ, അതിലുണ്ടാകുന്ന ഭക്ഷ്യ വിഷബാധകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊറച്ചൂടി നാലഞ്ചാറ് വര്‍ഷമായി നമ്മള് ഒന്നൂടെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അതോണ്ടാണ്,